ചെറിയ Setup ല് എവിടേക്കെലൊക്കെ പേരിനൊന്ന് പോയിട്ടില്ല പിന്നെ വേണന്നുണ്ടെങ്കിൽ നമ്മുക്ക് Actually ഇന്ത്യയിൽ നല്ല Trip ചെയ്യാ

തിരുവന്തുരത്ത് ഒക്കെ അത്യാവശ്യം ഇണ്ടാവൂലെ എന്തേലും കാണാനൊക്കെ

പിന്നെ വർക്കല ഇണ്ട് വർക്കല Clif ഒക്കെ അടിപൊളിയാണ് ആ ഒരു ഒരു Nice ആണ് ആ നമ്മളെ നുഫൈസ് അവിടെല്ലേ തിരുവന്തുരത്ത് ആ നുഫൈസ് അവിടെണ് ഓന് അവിടെ Medical college ൽ ആണ് ആ അപ്പൊ ഓനെ ചെയ ഓനുണ്ടാവും അവിട്ന്ന്

ചെയ്യണ്ടി വരും ഞമക്കെന്തായാലും Group ല് സംസാരിച്ച് നോക്ക നമക്ക് ഇങ്ങനെ Plan ഇട്ട് പറഞ്ഞ് നോക്ക എല്ലാർക്കും പറ്റുമാണെങ്കി മ്മക്ക് പോവാ ഇനീപ്പോ വേറെ Plan ഇള്ളോലും ഇണ്ടാവും പറയാൻ പറ്റൂല ണ്ടാവും

എന്ന തിരുവന്തുരം അങ്ങനെ Fix ചെയ്യാ വേറെയും Plan ഒക്കെ നോക്ക വേറെപ്പോ Options ഇല്ലന്നോന്നുല്ല മൂന്നാറും മറ്റേ വായനാടൊക്കെ അടിപൊളിയാണല്ലോ

ഞങ്ങള്പ്പോ ഈ College ന്ന് വയനാട് പോയിന് ആ അതെങ്ങനെ ഇണ്ടായിന്നു നല്ല Package ആയിരുന്നു ഉം പിന്നെന്ത പര Mass ഇള്ള Package ആന്തേനി എൻ്റെ ചങ്ങായി ഒരു Cottage ൻറെ ഉള്ള് കൊണ്ടേട്ട് Resort ന്ന് പറഞ്ഞ് വിട്ടിട്ട് പിന്നെ എന്തിന്ന കാണണ്ടേ ചെറിയ കൊളം

ബാക്കിയൊക്കെ ഉഡായിപ്പിൻറെ അങ്ങേതല ആ അപ്പൊ ഇങ്ങള് നോക്കിട്ടല്ല പോയെ ഞമ്മള് Teacher മാര് Set ചെയ്തേ ആന്നു Teacher മ്മാരും പെൺകുട്ടിയളോക്കെപ്പാടെ അത് മറ്റേ Greening initiative ന്ന് പറഞ്ഞിറ്റോരു Club ഇണ്ട്

ഉം കൊറേക്കാലയിട്ട് Plan ചെയ്തിരുന്നു അപ്പൊ Individual ആയിട്ട് പൈസ കൊറച്ച് കൂടിയാലും Scene ഇല്ല നമ്മളിപ്പോ ഇപ്പൊ പോവാന്നുള്ളൊരു രീതിക്കായി എല്ലാരും പറഞ്ഞ് Set ആയിട്ട് പോവായിരുന്നു ഞങ്ങള് കൊറച്ചാൾക്കാര് അഹ് അപ്പൊ പൈസ നോക്കിട്ട് കാര്യല്ല പൂവന്നൊക്കെ പറഞ്ഞ് Set ചെയ്തതാണ് പക്ഷെ അവിടെ എത്തിയപ്പോ പൈസ നോക്കണ്ടി വന്നു അങ്ങനെ മൂഞ്ചതിരിക്കണെങ്കി നല്ല Package ഒക്കെ നോക്കണം ആ Package ഇതിപ്പോ ഞങ്ങള് പോയത് ഞങ്ങളെ College ലെ മുന്നേ പഠിച്ചിരുന്ന ഒരു ചെറുക്കൻ മാത്രേ ആ അപ്പൊ ഇങ്ങക്കരിക്കേലൊക്കെ മ് മുന്നിലിറങ്ങിട്ട് നോക്കിക്കൂടരുന്നില്ലേ അതെ Teacher പിന്നെ എപ്പോം Trip പോവാം Department ൻറെ Teacher എപ്പളും ആഹ് ആഹ് ആഹ് ഉം ഇങ്ങള് മൈസൂർക്ക് പോയിന്നില്ലേ ഇങ്ങളെ നാട്ട് മറ്റേ ഇവലോപ്പം കളിത്തെ ചേർക്കൻമ്മാരോപ്പം

അത് മാരി രണ്ടുർപ്പയോ മുപ്പൊ എന്തോ ഇരുന്നൂറോ എന്തൊക്കെയുള്ളൂ എടുത്തിന്നെ അത് Set രണ്ടുസം അവിടെ നിന്നു Room ഉം കാര്യങ്ങളൊക്കെ അടിപൊളി Room നല്ല Space എല്ലാർക്കുംപാടെ കെടക്കാൻ പറ്റിയ വല്യ മൂന്ന് Bed ഇള്ള ഒര് Room എ അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങള് എട്ടാള് ഒമ്പതാളറ്റം പോയിറ്റ് വന്നു എബിടുന്നന്നെ വണ്ടിയെടുത്ത് പോയിക്കരുന്നു

അഹ് ഏത് വണ്ടി ഒമ്പാൽ അത് പറ്റൂല അത്

അടച്ചിടിക്ക പിന്നെ Luggage ഒന്നും അത്രക്കൊന്നും ഇല്ലല്ലോ ആഹ് രണ്ടിസത്തിന് അല്ലെ ലെ

ഞമ്മക്കെന്തായാലും പറഞ്ഞ് നോക്കാ

ഉം പിന്നെ ബാംഗ്ലൂര് പോവാൻ നോക്കണോ വേണ്ടല്ലോ എന്ന ബാംഗ്ലൂര് പോവാ അതാ ഇജ്ജിപ്പോ അവിടെത്തന്നെയല്ലേ പഠിച്ചണെ പിന്നപ്പെന്താ ഇങ്ങക്കെല്ലാർക്കും ഒര് താൽപ്പര്യം ഇണ്ടെങ്കി എന്തി Purchase ന് വർന്നെ ഒക്കെ അവിടെക്കന്നെല്ലെ അവിടപ്പൊന്നും പിന്നെ ഒന്നാമത് Ticket ഒക്കെ Town അല്ലെ ആ കാണാൻ മാതൃപ്പോ എന്താ ഒന്നുല്ല കണണന്നെക്കെ തന്നെയുള്ളു കാണെ എർണകുളൊക്കെ പോയ ഒരു മാരി തന്നെ എറണാകുളം പോയ പിന്നേം എന്തേലും കാണാനിണ്ടാവും Beach ന്നെ ഇണ്ടാവും ഇതില് ഒന്നുല്ലല്ലോ Beach park ഉം കാര്യങ്ങളൊക്കെ ഇണ്ട് പിന്നെ Street food street കളുണ്ട് അങ്ങനെ കൊറേ ഇണ്ട്

നോക്കിയൊക്ക എന്തായാലും

പിന്നെന്താ

ഇങ്ങള് എറണാകുളത്തേക്ക് പോയിന്നില്ലേ ഇപ്പട്ത്ത്

എറണാകുളത്തേക്ക് പോയെന്ന് വെച്ചാല് Class ത്തെ IV ആയിന്നു

ആ Class ന്ന് IV കൊണ്ടോയത് അവിടെ എന്തോ ഒര് കപ്പലുണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട് അവിടുക്ക് അവിടുക്കരുന്ന് പണ്ട് കൊണ്ടോയിറ്റ് എനി അവിടുത്തെ പിന്നെ Marine drive ഉം ഇബിലടെക്കൊന്നും കറങ്ങി

ആലപ്പുഴ നല്ലൊരു സ്ഥലാണ് ആലപ്പുഴ പോയ Boating ഉം House boat ഒക്കെ ആയിട്ടിങ്ങനെ അടിപൊളി നടക്ക ചെറുക്കൻമ്മാരോപ്പരം ഒരു Room എടുത്ത Nice ആണ് പരിപാടി ഞങ്ങള് ഇരുപത്താറാള് ഒര് Boat എട്ത്ത്ക്കേനു

അതെത്രയാ Fund ആയെ അതൊരു ഒരുമാരി രണ്ടുറുപ്പിയെ രണ്ടേ ഇരുന്നൂറോക്കെ വന്നു

ഉം പക്ഷെ അയില് Food തെരെ മോശായിരുന്നു

ഇല്ലല്ല Food കിട്ടില്ല പറഞ്ഞാല് ഞങ്ങളെ Boat കാരൻ ചാമ്പി

Food food വെക്കണത് തെകയുന്നില്ല പിന്നെ നേരെ ലേക്ക് എത്തുന്നില്ല ഒന്നുല്ല അഞ്ചിൻറെ പൈസക്കിലാത്ത Food തന്നിട്ട് പറ്റെ പറ്റിച്ചു ആരിക്കു ആരിക്കൊന്നും കിട്ടിയതുല്ല

ചെക്കൻമ്മാരെല്ലാം ഇങ്ങനെ നമ്മളെ എന്തേയ Mind ചെയ്യാതെ ഇരുന്നു Package പോയത് പോട്ടെന്ന് വെച്ചിറ്റ് അതിനിപ്പോ ചെക്കൻമ്മാരെടിയ പ്രശ്നണ്ടേയെന്ന് വെച്ചിറ്റ് അന്ന് മിണ്ടില്ല

അതാണ് ഈ Package എടുക്കുമോ Package അവൻമ്മാരി സാമാനം എത്തിക്കണം ഇല്ലെങ്കി ഭയങ്കര ചടപ്പാക്കി ഞമ്മക്ക് പിന്നെ Trip പോവാൻ തോന്നൂല ഇതേ മാരി ഇനിക്കും ഞങ്ങക്കും പറ്റിക്കണ് ഞങ്ങള് plus two ല് ചെറുക്കൻമ്മാരെല്ലാരുംബാടെ പോയത് കൊടൈക്കനാല പോയത് ഞങ്ങള് കയിഞ്ഞ കൊല്ലം

ന്നീട് ഞങ്ങള് പോയിട്ട് രണ്ടാഴ്ച ഇബല് ഇബ്‌ട്ന്ന് നാല് മണിക്കൊക്കെ വരാം Bus ഒക്കെ അടിപൊളി Bus ആരുന്നു ട്ടോ അടിപൊളി Bus ഒക്കെ തന്ന് Full vibe അന്ന് ന്നൊക്കെ പറഞ്ഞ് അങ്ങനൊക്കെ ചെരപ്പളശ്ശേരില്ലേ ഏതോ ഒരു Team ആ ആദ്യ വഴി അങ്ങനെ Deal ചെയ്ത ഓല് വന്ന് ഞങ്ങളാവിടുന്ന് ഒരു നാല് അഞ്ച് മണിക്കോ അഞ്ച് മണിയൊക്കെ ആയിക്കുന്നു നാല് മൂന്ന് മണിക്കറ്റെ Bus വേര പറഞ്ഞെ അഞ്ച് മണിയായപ്പോ ഞങ്ങളിവിടുന്ന് പോയപ്പോ ഓല് വന്നപ്പോ Late ആയി അന്നിട്ട് ഇവിടുന്ന് പോയി അവിടെ രാത്രി ഒരു രണ്ട് മൂന്ന് മണിക്കൊക്കെയാ അവിടെ എത്തണേ കൊടൈക്കനാലെത്തി കൊടേക്കനലെത്തി കൊടൈക്കനാലേത്തണെന് മുന്നേ ഒരു മറ്റേ ചൊരം കേറണേൻറെ മുന്നിലായിട്ട് നിർത്തി Food തന്നോല് പൊറാട്ട പൊറാട്ട അല്ല ചപ്പാത്തിയും കോയിക്കറിയും പിന്നെ മറ്റേ പറ്റിക്കാൻ വേണ്ടിട്ട് കർണ്ണാടകക്കാരുടെ സാധനല്ലേ ബിന്ദു

കർണ്ണാടകക്കാരെ ഒരു Drink ഇണ്ട് Cocola മാരിത്തൊരു സാനം ഇണ്ട് ചാക്ക് Masala ല് ഇണ്ടാക്കുന്ന ഒര് Drink ഇണ്ട്

മറ്റേ ആ സനല്ലേ അതും Miranda ഇണ്ടാരുന്നു ആ അപ്പൊ ഇവല് ഉഡായിപ്പുകള് Food ഉം തെകഞ്ഞില്ല ചെറുക്കൻമാരിക്ക് കേറ്ണെൻറെ മുന്നേ രാത്രിക്കാതെ Food അപ്പൊ അതും മോശായിരുന്നു അത് നല്ല Taste ഇള്ള Food ആയിരുന്നു

പറ്റിച്ചു ആകെ പറ്റിച്ചു മൂന്നൂർ പക്ക മൂന്നൂറുപ്യേടെ Local lodge

അത് അവിടെ പോയിട്ട് എന്നിട്ട് ആകെ ഭ്രാന്ത് വന്നു ന്നിട്ട് ചോയിച്ചു ന്തത് എന്താ ഇങ്ങനെന്നൊക്കെ ചോയിച്ചു അപ്പൊ ഓല് പറഞ്ഞു Season time ആണ് ഇബിടെ കിട്ടൂല അല്ലാതെ ഇങ്ങനൊക്കെയാണ് അവസ്ഥ അത് മനസ്സിലാക്കണം ഇങ്ങള് ന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവല് Senti അടിക്കാൻ തൊടങ്ങി അപ്പൊ പൈസ തന്നിട്ടല്ലെ ചെയ്യണേ അങ്ങനൊക്കെ ഇതായപ്പോ ഓ പിന്നെ അതങ്ങനെ വിട്ടു പിന്നെ നോക്കുമ്പോ പിറ്റേസം കറങ്ങാൻ കൊണ്ടോയി കറങ്ങാനാവിടെ അടുത്തുള്ളൊരു ഇത്ക്ക കൊണ്ടൊയെ ആദ്യം Lake ക്ക കൊണ്ടോയത് ഒരു Circle ഇണ്ട് കൊടൈക്കനാലില് ആ ഒരു Circle കൊണ്ടോയി Cycle ഒക്കെ എടുത്തു ഞങ്ങള് Cycle ഒക്കെതാക്കി Food ഒക്കെ കയിച്ചു രാവിലപ്പോ കൊയപ്പില്ലാതെ Food ഒക്കെ കിട്ടിട്ടോ അടിപൊളി നല്ല ഇഡ്ഡലി സാമ്പാർ ഒക്കെ ആയിട്ട് കിട്ടി Unlimited ആയിട്ട് കിട്ടി അത് കയിഞ്ഞിട്ടിങ്ങനെ പോവുമ്പോ പോയി ഞങ്ങള് അവിടൊക്കെ പോയി പിറ്റേ അങ്ങനെ അവിടെ Full കൊടൈക്കനാല് ആ ഒരു Area കറങ്ങിട്ട് പിന്നെ ഇബിടെ പോവാൻ തൊടങ്ങി Suicide ponit ൽ പോണംന്ന് പറഞ്ഞു അടുത്തത് അപ്പൊ അയിനു വേണ്ടി തിരിച്ച് Lodge ല് വന്നു Room ല് വന്നു Room ൻറെ അവിടെ എല്ലാർക്കും വന്ന് നിക്കന്ന പറഞ്ഞിന്നെ അപ്പൊ എന്ന അവിടെ വന്ന് നിന്ന് ഇബിടെ വന്ന് നിന്ന് നിന്നിട്ട് ഒരു രണ്ട് Bus വന്നു അയില് ഒരു Bus ല് പോയി ആൾക്കാര് പോയി വേറൊരു Bus എന്താ നിർത്താൻ മറ്റേല് ആൾക്കാരെ കെറ്റാതെ അയാൾ Cancel ചെയ്യാ ന്ന് പറഞ്ഞിട്ട് അയാള് പോയി എന്നിട്ട് പിന്നെ വേറെ പിന്നെ വണ്ടി വിട്ടേര പറഞ്ഞു ഇബാല് വണ്ടി വിട്ടേര പറഞ്ഞിട്ട് പിന്നെ വണ്ടി വിട്ടില്ല അതായത് നല്ലോണം Lag ആയി എന്നിട്ട് ഞങ്ങള് നോക്കുമ്പോ എ വണ്ടി വന്നിട്ട് ഞങ്ങള് കേറി പോയി കേറി പോയിട്ട് ഇബാല് വേറേതോ സ്ഥലത്ത്ക്ക് പോയിക്ക്ണ് ആര് Bus പോയാല് വേറേതോ Suicide point ക്ക് ഒക്കെ പോയിക്കണ് വല്യ Suicide point ലേക്കൊക്കെ പോയി ഓല് അടിപൊളിയായി കണ്ട് എല്ലാതും കണ്ട് അടിച്ച് പൊളിച്ചിക്കുന്നു വേറൊരു Team ഇങ്ങനെ രണ്ട് വണ്ടില്ലേ രണ്ട് വണ്ടി ഓല് സാധാ എവടുക്കോ മറ്റേ ഒരു കുന്നിൻറെ മോളിൽ കൊണ്ടോയിട്ട് ആടങ്ങനെ നിക്ക തായത്ത് ഞാ നോക്കുമ്പോ Road road ഉം കാണുന്നുണ്ട് അത്ര വല്യ Height ക്ക് പോയിട്ടു ഇല്ല ചെറിയ Area pocket road പോലത്തെ Area പോയിട്ട് കണ്ട് കാണിച്ചന്നു ഇതാണ് View point ന്നും പറഞ്ഞ് ആ ചങ്ങായി അങ്ങനെ ആകെ കുടുങ്ങി എന്തൊരു കൊലൊല്ല ഓല് വേറേതോ സ്ഥലത്ത് ഞങ്ങള് വേറേതോ സ്ഥലത്ത് രണ്ടും രണ്ടായി രണ്ട് വയ്ക്കായി അപ്പൊ ആകെ മൂഞ്ചി പ്രാന്ത് വന്ന് ഇതിപ്പോവിടെ ഞമ്മക്കറിയില്ല ആരാണ് എന്താണവസ്ഥ ഒരു പിടിത്തോ ഇല്ല എന്താ കട്ടണ്ടെന്ന് അങ്ങനെ ആകെ വിഷയായിട്ട് പിന്നെ എന്തെയ്തു തിരിച്ച് Lodge ല് വന്ന് മറ്റേ Package കാരെടുത്തൊക്കെ സംസാരിച്ചു ഓലാണെങ്കി ആകെ ആലബരുന്നു വെള്ളൊക്കെ അടിച്ച് ആകെ Scene ആയി നിക്കാരന്ന് ന്നിട്ട് ഓലോട് സംസാരിച്ചപ്പോ ഇമ്പൽക്കൊരു കഥയില്ല ഓരോന്നും പറയുന്നുല്ല ഒന്നാക്കുന്നില്ല ആക്കുന്നില്ല ഇബല് Cool ആയി എല്ലാ Set ആക്ക Set ആക്ക പറയെല്ലായി ഞങ്ങളെന്നിട്ട് ചൂടായി ഒര് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറ് നേരം നിന്നിട്ട് വാർത്താനായി വൻ വർത്തനായി ചെറിയ വർത്തനോന്നല്ല നല്ലോണം Resort മൊത്തം കൊടൈക്കനാല് കേക്കണ രീതിക്ക് Sound ആയി ആകെ ഒച്ചപ്പാടും ബഹളായി എന്താ ചെയ്യാ എന്താ ചെയ്യാന്ന് ഒരു പിടിത്തൊല്ല ഞങ്ങളെ എവിടേക്കും കൊണ്ടോയിട്ടില്ല പൈസയും വെള്ളത്തിലായി ഇത്രേം ആൽക്കരിണ്ട് അങ്ങനെയൊക്കെ നടന്നാകെ വിഷയായി ന്നിട്ടേന്തേയ്‌തു ഓ Bus കാര് പോവന്നൊക്കെ പറഞ്ഞു Bus വേറെയാണല്ലോ Bus കാര് ഞങ്ങക്ക് വേറെ ഓട്ടണ്ട് നാളെ ഞങ്ങക്ക് പോണംന്ന് പറഞ്ഞ് അങ്ങനെ ഉ Bus കാര് വേറെ വേറെ വിഷയം അങ്ങനെ എങ്ങനെ

ആ School ന്ന് പറഞ്ഞ School ന്ന് ചെറുക്കൻമ്മാർ മാത്രം പോയതാണ്

ആ പോറത്ത്ന്നെടുത്ത് പോയതാണ് Package അതാരാ Package എടുത്തിന് Package എടുത്തേ റിസ്‌വാനേ അറിയോ ആ അല്ല Fund എത്ര ഇണ്ട് Fund രണ്ടേ മൂന്നൂർ അത്ര Fund എടുത്തിട്ടും ആകെ പ്രാന്തായി ഒന്നുല്ലാതെ ആകെ ഒന്നുക്കൂ ഒന്നുക്കൂ ഇല്ലാതെ ആകെ ഞമ്മള് അലഞ്ഞ് തിരിഞ്ഞ് നടക്കണ മാരിയായി വെറുതെ

ഇതിപ്പോ പൈസ ഇണ്ടായിട്ട് പോയിക്കൊന്നല്ല അവിടുന്നും ഇവിടുന്നും ഒപ്പിച്ച് ഞാൻ മണാലി പോയി വന്നിട്ട് രണ്ടീസം ആ ഒരായ്ച്ച കയിഞ്ഞയിക്കാണ് ഈ Trip ആകെ ഇള്ള ചേർക്കൻമ്മാരോക്കെയല്ലേ എല്ലാരും ഇല്ലെന്നൊക്കെ കേരുതി പോയതാ അയില് ഞങ്ങള് Plusone ലെ plus two batch full എല്ലാ Class ലെയും ചെറുക്കൻമ്മാരുണ്ടായിരുന്നു

അങ്ങനെയാ പോയത്

ഒറ്റ Bus ല അത്രളെയും കൊണ്ടോയത് ആ എല്ലാ ചെറുക്കൻമ്മാരുന്ന് പറഞ്ഞ എല്ലാരും വരുന്നിടാവൂല്ലല്ലോ കൊറച്ചാൾക്കാരെ ഉണ്ടായിരുന്നുള്ളു

ഇതിന് അതിൻറെ മുന്നേ ഒര് Code അടിചിന്നു Toure ന് Code ഇട്ട് പോവന്നൊക്കെ പറഞ്ഞിട്ടിണ്ടായി

ആ ന്നിട്ടൊരു സാനം ന്യൂ യോർക്കിന്ന അടിപ്പിച്ചിക്കിണെ

സാനം അടിപ്പിച്ച്ക്ക്ണു നാനൂറ്റിയയിമ്പേ ഉറുപ്യ എന്തോ സനത്തിനു പറഞ്ഞു Huddies ആ എടുത്തിക്കിണെ

നാനൂറ്റയിമ്പ ഉറുപ്യ കാണാൻ രസോക്കിണ്ട് കൊയപ്പൊന്നുല്ല പക്ഷെ നാനൂറ്റയിമ്പ ഉറുപ്പയെ റാ നാനൂറ്റയിമ്പതോ പിന്ന അത് കയിഞ്ഞിറ്റ് പിന്നെ പ്രണവും ഇതേന്ന അടിപ്പിച്ചിക്കിണെ എ ഔ നല്ല ആയി ആ പിന്നിങ്ങനെ അവനോട് മറ്റേ പോയി ചോയിച്ചക്കുണു എത്ര ന്ന് ഒൻ മുന്നൂറ്റയിമ്പതോ അങ്ങനെ ന്തോ പറഞ്ഞെ എ അപ്പൊ ഒനേത്രക്ക ഇങ്ങക്ക് തന്നെ

അല്ലെങ്കി അയിമ്മേ തന്നെ അല്ല എത്ര Piece ഇണ്ടായിന്നു

നല്ല ചാമ്പലായി അത് അത് ഞങ്ങളറിഞ്ഞു

അത് ഞങ്ങളറിഞ്ഞു അത് അറിഞ്ഞപ്പോ ഞങ്ങള് ചോയിച്ചു ആ Last അലമ്പായി എങ്ങനെ ചെറുക്കൻമ്മാർ തമ്മിൽ തന്നെ Group ലോക്കെ അലമ്പായി Toure കയിഞ്ഞ് വന്ന വയിക്ക് ആകെ ആകെ അലമ്പ് പറഞ്ഞ പേരും അലമ്പായി ചെല ചെല ചെറുക്കൻമ്മാരോക്കെ Full air ലായിരുന്നു Package എടുത്ത ചെറുക്കൻമ്മാരാന്നെ അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങള് Package എടുത്തേ റിസു അല്ലെ ആ ഓലെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടു ആക്കിട്ടാരുന്നു റസ്സുപ്പോ എങ്ങനെ

റസു ചാമ്പിക്കല്ല റസൂനിപ്പത് അറീല്ല റസു വേറെവിടെയോ ആണ്

ആ അപ്പൊ അങ്ങനെ ആയിട്ട് റസു ആകെ വിഷയായിരുന്നു Toure പോയി Last ല് പിന്നെ അത് കയിഞ്ഞ് ഒക്കെ ഒന്ന് നാട്ട് പേരെക്ക് എത്തിക്കയിഞ്ഞിട്ട് ഒരോറക്കൊക്കെ കയിഞ്ഞിട്ട് Group ലോക്കെ ഒന്ന് കേറി ആകെ അങ്ങോട്ടു ഇങ്ങോട്ടു വർത്താനായി മറ്റേ Code മ്മല് ക്കി Toure അങ്ങനെ ആക്കി ആകെ വിഷയായി പിന്നെ അല്ല ആ പൈസ തിരിച്ച് തന്നില്ല എന്നിട്ട് ഇല്ലേ പൈസ തിരിച്ച് തേര പറഞ്ഞ ആയിൻറെടില് വേറൊരു Twist ഇണ്ടായിട്ടോ തായത് ഞങ്ങള് മൊത്തം പൈസ ഇട്ടൊടുത്തു രണ്ടോ മൂന്നോ ഇരുപനായിരർപ്പയോ എന്തോ ബാക്കി മെല്ലെട്ടോഡ്ക്ക ല കൈയിൽ കൊടുക്കാന്ന് എന്തോ പറഞ്ഞിട്ട നിന്നിന്നെ ആ Bus കാർക്കല്ല Package കാർക്ക്